GChemPaintലെ റിസണൻസ് സ്ട്രക്ചർസ് എന്ന സ്പോകെൻ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം
ഇവിടെ പഠിക്കുന്നത് രാസ പ്രവർത്തനങ്ങളെ സൂചിപ്പിക്കുന്ന വിവിധ അറോവ്സ് ഒരു ആറ്റത്തിൽ ചാർജും ഇലക്ട്രോൺ pairsഉം ചേർക്കുന്നത്
ഇതിനായി ഉപയോഗിക്കുന്നത് ഉബുന്റു ലിനക്സ് ഓസ് വെർഷൻ 1204
ഗ്ചെമ്പെയിന്റ് വെർഷൻ 01210
ഈ ട്യൂട്ടോറിയലിനായി ഗ്ചെമ്പെയിന്റ് പരിചിതമായിരിക്കണം
അറിയില്ലെങ്കിൽ ബന്ധപ്പെട്ട ട്യൂട്ടോറിയലുകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക
ഞാനിപ്പോൾ ഗ്ചെമ്പെയിന്റ് വിൻഡോയിലേക്ക് പോകുന്നു
ഒരു പുതിയ ഗ്ചെമ്പെയിന്റ് വിൻഡോ തുറന്നിട്ടുണ്ട്
ഇവിടെ EthylChlorideന്റേയും Methylbromideന്റേയും സ്ട്രക്ചർസ് കാണുന്നു
ഒരു carbo കേഷൻ എങ്ങനെ ലഭിക്കും എന്ന് നോക്കാം
EthylChlorideന്റെ ക്ലോറിനെ ആറ്റത്തിൽ ഒരു ജോഡി ഇലക്ട്രോണുകൾ ചേർക്കാം
അഡ് അൻ ഇലക്ട്രോൺ പെയർ ടൂൾ ക്ലിക്ക് ചെയ്യുക
ക്ലോറിനെ ആറ്റത്തിൽ ക്ലിക്ക് ചെയ്ത് എന്ത് സംഭവിക്കുന്നു എന്ന് നിരീക്ഷിക്കുക
അടുത്തതായി carbon ക്ലോറിനെ bondലെ ഒരു ഇലക്ട്രോൺ പെയറിന്റെ shift കാണിച്ച് തരാം
അഡ് a കർവ്വ്ഡ് അറോ ടോ റിപ്രസന്റ് അൻ ഇലക്ട്രോൺ പെയർ മൂവ് ടൂളിൽ ക്ലിക്ക് ചെയ്യുക
പ്രോപ്പർട്ടി വിൻഡോ തുറക്കുന്നു
എൻഡ് അറോ അട്ട് സെന്റർ ഓഫ് ന്യൂ ബോണ്ട് ചെക്ക് ബോക്സ് ക്ലിക്ക് ചെയ്യുക
ഇത് ഇലക്ട്രോൺ പെയറിനെ ശരിയായ സ്ഥാനത്തേക്ക് നീക്കുന്നു
carbon ക്ലോറിനെ bondൽ ക്ലിക്ക് ചെയ്യുക
കർസർ കർവ്വ്ഡ് arrowക്ക് മുകളിൽ വച്ച് ഇലക്ട്രോണിന്റെ shift നിരീക്ഷിക്കുക
ഞാൻ ഈ structureന്റെ പകർപ്പ് ഉണ്ടാക്കുന്നു
അഡ് ഓൺ അറോ ക്ലിക്ക് ചെയ്ത് structuresന്റെ ഇടയിൽ ക്ലിക്ക് ചെയ്യുക
ഒരു carbo കേഷൻ ഉണ്ടാകുന്ന പ്രവർത്തനം ആരംഭിക്കുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡ് പോലുള്ള ഒരു ബേസ് ആണ്
അഡ് ഓർ മോഡിഫൈ a ഗ്രൂപ്പ് ഓഫ് അറ്റോംസ് ടൂളിൽ ക്ലിക്ക് ചെയ്യുക
arrowക്ക് മുകളിൽ ക്ലിക്ക് ചെയ്യുക
നോഹ് എന്ന് ടൈപ്പ് ചെയ്യുക
സെലക്ഷൻ ടൂൾ ക്ലിക്ക് ചെയ്ത് നോഹ് തിരഞ്ഞെടുക്കുക
Arrowൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക
submenuവിൽ അറോ തിരഞ്ഞെടുക്കുക
അറ്റച്ച് സെലക്ഷൻ ടോ അറോ ക്ലിക്ക് ചെയ്യുക
അറോ അസോസിയേറ്റഡ് എന്ന ഡയലോഗ് ബോക്സ് കാണപ്പെടുന്നു
റോൾ ഡ്രോപ്പ് ഡൌണിൽ റിയാക്ടന്റ് തിരഞ്ഞെടുത്ത് Closeൽ ക്ലിക്ക് ചെയ്യുക
ഇപ്പോൾ രണ്ടാമത്തെ EthylChlorideനെ എത്തിൽ Carbo cationഉം ക്ലോറൈഡ് ionsഉം ആയി മാറ്റാം
ഇറേസർ ടൂൾ ക്ലിക്ക് ചെയ്ത് carbon ക്ലോറിനെ bondൽ ക്ലിക്ക് ചെയ്യുക
Ethaneഉം HClഉം രൂപപ്പെടുന്നു
ഇലക്ട്രോണുകൾ Carbonൽ നിന്ന് Chlorineലേക്ക് മാറുമ്പോൾ കാർബൺ ഒരു പോസിറ്റീവ് ചാർജ് നേടുന്നു
ഇൻക്രിമെന്റ് തെ ചാർജ് ടൂളിൽ ക്ലിക്ക് ചെയ്യുക
carbon ക്ലോറിനെ ബോണ്ട് ഡിലീറ്റ് ചെയ്തിടത്ത് ക്ലിക്ക് ചെയ്യുക
എത്തിൽ Carbo cationch3 ച്ച്2 രൂപപെടുന്നു
ക്ലോറൈഡ് അയോൺ ഉണ്ടാക്കുന്നതിനായി ഡിക്രിമെന്റ് തെ ചാർജ് ടൂളിൽ ക്ലിക്ക് ചെയ്യുക
HClൽ ക്ലിക്ക് ചെയ്യുക
Chlorideസിഎൽ അയോൺ രൂപപെടുന്നു
ഇപ്പോൾ സിംഗിൾ ഇലക്ട്രോൺ shiftലേക്ക് പോകാം
ഫ്രീ റാഡിക്കൽസ് കിട്ടുന്നതിനായി മെഥൈൽബ്രോമൈഡ് സ്ട്രക്ചർ ഉപയോഗപ്പെടുത്താം
അഡ് a കർവ്വ്ഡ് അറോ ടോ റിപ്രസന്റ് a സിംഗിൾ ഇലക്ട്രോൺ മൂവ് ടൂളിൽ ക്ലിക്ക് ചെയ്യുക
ഒരു കർവ്വ്ഡ് അറോ കിട്ടുന്നതിനായി Methylbromideൽ ക്ലിക്ക് ചെയ്യുക
രണ്ടാമത്തെ കർവ്വ്ഡ് അറോ ലഭിക്കുന്നതിനായി പെൻസിൽ bondന് മുകളിൽ ചെറുതായി ഒന്ന് നീക്കിയതിന് ശേഷം വീണ്ടും ക്ലിക്ക് ചെയ്യുക
ഒരു അറോ bromoലേക്കും അടുത്തത് methylലേക്കും ചൂണ്ടുന്നു
Bondലെ ഇലക്ട്രോൺ പെയറിൽ നിന്നും Bromoക്കും methylനും ലഭിക്കുന്നു
പ്രൊഡക്റ്റുകൾ കാണുന്നതിനായി ഒരു അറോ ചേർക്കാം
അഡ് അൻ അറോ ക്ലിക്ക് ചെയ്യുക Methylbromideന്റെ അരികിലുള്ള ഡിസ്പ്ലേ ആരിയ ക്ലിക്ക് ചെയ്യുക
ഫ്രീ റാഡിക്കൽസ് ഉണ്ടാകുമ്പോൾ അതിൽ ഹീറ്റ് ഓഫ് reactionനും ഉൾപ്പെട്ടിരിക്കുന്നു
അഡ് ഓർ മോഡിഫൈ a ടെക്സ്റ്റ് ടൂളിൽ ക്ലിക്ക് ചെയ്യുക
arrowക്ക് മുകളിലുള്ള ഡിസ്പ്ലേ areaയിൽ ക്ലിക്ക് ചെയ്യുക
പച്ച ബോക്സിൽ ഹീറ്റ് എന്ന് ടൈപ്പ് ചെയ്യുക
സെലക്ഷൻ ടൂൾ ക്ലിക്ക് ചെയ്ത് ഹീറ്റ് തിരഞ്ഞെടുക്കുക
Arrowയിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക
Submenuവിൽ അറോ തിരഞ്ഞെടുത്ത് അറ്റച്ച് സെലക്ഷൻ ടോ അറോ ക്ലിക്ക് ചെയ്യുക
അറോ അസോസിയേറ്റഡ് ഡയലോഗ് ബോക്സ് കാണപ്പെടുന്നു
നോക്കു റോൾ ഡ്രോപ്പ് ഡൌൺ ലിസ്റ്റിൽ ചില ഓപ്ഷനുകളുണ്ട്
റോൾ ഡ്രോപ്പ് ഡൌണിൽ ടെമ്പറേച്ചർ തിരഞ്ഞെടുത്ത് ക്ലോസ് ക്ലിക്ക് ചെയ്യുക
ഇപ്പോൾ ഫ്രീ റാഡിക്കൽസ് സൃഷ്ടിക്കാം
ഞാനിതിന്റെ ഒരു കോപ്പി ഉണ്ടാക്കുന്നു
ഇറേസർ ടൂളിൽ ക്ലിക്ക് ചെയ്ത് carbon ബ്രോമിനെ ബോണ്ട് ക്ലിക്ക് ചെയ്യുക
Methaneഉം Hydrogen bromideഉം രൂപപെടുന്നു
അഡ് അൻ അൻപെയർഡ് ഇലക്ട്രോൺ ടൂൾ ക്ലിക്ക് ചെയ്യുക
Methaneലും Hydrogen bromideലും ക്ലിക്ക് ചെയ്യുക
മീഥൈൽ ബ്രോമിയം ഫ്രീ റാഡിക്കൽസ് രൂപപെടുന്നു
സെലക്ഷൻ ടൂളിൽ ക്ലിക്ക് ചെയ്യുക
ഒരു റിയാക്ഷൻ പാത്വേ ഉണ്ടാക്കുന്നതിനായി ആദ്യം മുഴുവൻ reactionനും സിലക്റ്റ് ചെയ്യുക
എന്നിട്ട് selectionൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക
ഒരു സബ്മെന് തുറക്കുന്നു
ക്രിയേറ്റ് a ന്യൂ റിയാക്ഷൻ ക്ലിക്ക് ചെയ്യുക
റിയാക്ഷൻ പത്ത് സൃഷ്ടിക്കപ്പെട്ടു
റിയാക്ഷൻ പാത്വേ കാണുന്നതിനായി ഡ്രാഗ് ചെയ്ത് നോക്കുക
ഇത് പോലെ നേരത്തേയുള്ള reactionന് വേണ്ടിയും റിയാക്ഷൻ പാത്വേ ഉണ്ടാക്കുന്നു
നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ റിയാക്ഷൻ പാത്വേ നീക്കം ചെയ്യാനും കഴിയും
അതിനായി reactionൽ വീണ്ടും റൈറ്റ് ക്ലിക്ക് ചെയ്യുക
ഡെസ്ട്രോയ് തെ റിയാക്ഷൻ ക്ലിക്ക് ചെയ്യുക
ഇത് റിയാക്ഷൻ പാത്വേ നീക്കം ചെയ്യുന്നു
ഏതെങ്കിലും ഒബ്ജക്റ്റ് ഡ്രാഗ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ അവ പ്രത്യേകം മൂവ് ചെയ്യാൻ കഴിയും എന്ന് മനസിലാകും
ഡബിൾ ഹെഡഡ് അറോ ഉപയോഗിച്ചുള്ള റിസണൻസ് അല്ലെങ്കിൽ Mesomeryലേക്ക് പോകുന്നു
Nitromethaneന്റെ സ്ട്രക്ട്യൂ ഉള്ള ഒരു പുതിയ ഗ്ചെമ്പെയിന്റ് വിൻഡോ തുറന്നിട്ടുണ്ട്
Structureന് ഉള്ളിലെ ഇലക്ട്രോൺ shiftകളും chargeകളും കാണിക്കുന്നതിനായി കർവ്വ്ഡ് അറോ ചേർത്തിട്ടുണ്ട്
ഇപ്പോൾ ഒരു ഡബിൾ ഹെഡഡ് അറോ ചേർക്കാം
അഡ് a ഡബിൾ ഹെഡഡ് arrowൽ ക്ലിക്ക് ചെയ്യുക
Nitromethanesന് ഇടയിലുള്ള ഡിസ്പ്ലേ areaയിൽ ക്ലിക്ക് ചെയ്യുക
ഈ രണ്ട് structureകൾ Nitromethaneന്റെ റിസണൻസ് സ്ട്രക്ചർസ് ആണ്
സ്ട്രക്ചർസ് സെലക്ട് ചെയ്യുന്നതിനായി CTRLA പ്രസ് ചെയ്യുക
Selectionൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക
ഒരു സബ്മെന് തുറക്കുന്നു
ക്രിയേറ്റ് a ന്യൂ മെസോമറി relationshipൽ ക്ലിക്ക് ചെയ്യുക
റിലേഷൻഷിപ്പ് കാണുന്നതിനായി ഡ്രാഗ് ചെയ്ത് നോക്കുക
Benzeneന്റെ റിസണൻസ് Structuresനെ കുറിച്ചുള്ള ഒരു സ്ലൈഡ് ഇവിടെയുണ്ട്
ഇപ്പോൾ ഒരു retro സിന്തെറ്റിക് പാത്വേ ഉണ്ടാക്കുവാൻ പഠിക്കാം
ആവശ്യമായ സ്ട്രക്ചർസ് ഉള്ള ഒരു പുതിയ ഗ്ചെമ്പെയിന്റ് വിൻഡോ തുറന്നിട്ടുണ്ട്
റെട്രോസിന്തെറ്റിക് പാത്വേ പ്രോഡക്റ്റിൽ നിന്നും ആരംഭിച്ച് intermediateകളിലൂടെ reactantലേക്ക് പോകുന്നു
ഈ pathwayയിൽ അവസാനത്തെ പ്രൊഡകറ്റ് Ortho nitrophenolഉം അവസാനത്തെ മറ്റീരിയൽ Benzeneഉം ആണ്
retro സിന്തെറ്റിക് പാത്വേ കാണിക്കുന്നതിനായി ഒരു retro സിന്തെറ്റിക് അറോ ചേർക്കാം
അഡ് അൻ അറോ ഫോർ a റെട്രോസിന്തെറ്റിക് stepൽ ക്ലിക്ക് ചെയ്യുക
എല്ലാ compoundsനും ഇടയിൽ ക്ലിക്ക് ചെയ്യുക
സ്ട്രക്ചർസ് സെലക്ട് ചെയ്യുന്നതിനായി CTRLA പ്രസ് ചെയ്യുക
Selectionൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക
ഒരു sub മേനു തുറക്കുന്നു
ക്രിയേറ്റ് a ന്യൂ റെട്രോസിന്തസിസ് pathwayൽ ക്ലിക്ക് ചെയ്യുക
സൃഷ്ടിക്കപ്പെട്ട പാത്വേ കാണുന്നതിനായി ഡ്രാഗ് ചെയ്ത് നോക്കുക
ചുരുക്കത്തിൽ ഇവിടെ പഠിച്ചത് കർവ്വ്ഡ് അറോവ്സ് ഉപയോഗിച്ച് ഇലക്ട്രോൺ ഷിഫ്റ്റ്സ് കാണിക്കുന്നത്
റിയാക്ഷൻ arrowയിൽ റിയാക്ഷൻ കണ്ടീഷൻസ് അറ്റച്ച് ചെയ്യുന്നത്
റിയാക്ഷൻ അറോ ഉപയോഗിച്ച് ഒരു റിയാക്ഷൻ പാത്വേ ഉണ്ടാക്കുന്നതും അത് ഇല്ലാതാക്കുന്നതും
ഡബിൾ ഹെഡഡ് അറോ ഉപയോഗിച്ച് ഒരു മെസോമറി റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്നത്
retro സിന്തെറ്റിക് അറോ ഉപയോഗിച്ച് ഒരു retro സിന്തെറ്റിക് പാത്വേ ഉണ്ടാക്കുന്നത്
അസൈൻമെന്റ് അറോ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ച് 1
Butaneഉം സോഡിയംബ്രോമൈഡ് ഉണ്ടാക്കുന്ന ഡ്രയെതർ സോൾവെന്റ് ആയി ഉപയോഗിച്ച് കൊണ്ടുള്ള bromo എത്തനെ നും Sodiumവും തമ്മിലുള്ള reactionന്റെ റിയാക്ഷൻ പാത്വേ ഉണ്ടാക്കുക
റിയാക്ഷൻ moleculesന്റെ സ്റ്റോയ്ച്ചിയോമെട്രിക് കോഫീഷ്യന്റ്സ് ചേർക്കുക
നഫ്തലീൻ ആന്ത്രസീൻ carbon ഡയോക്സൈഡ് എന്നിവയുടെ റിസണൻസ് സ്ട്രക്ചർസ് വരയ്ക്കുക
ഇതാണ് ആവശ്യമുള്ള റിയാക്ഷൻ പാത്വേ
നഫ്തലീൻ ആന്ത്രസീൻ carbon ഡയോക്സൈഡ് എന്നിവയുടെ റിസണൻസ് സ്ട്രക്ചർസ് ഇവയാണ്
ഇവിടെ ലഭ്യമായ വീഡിയോ കാണുക
ഇത് സ്പോകെൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു
നല്ല ബാൻഡ് വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൌൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്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
ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫികറ്റുകൾ നല്കുന്നു
കൂടുതൽ വിവരങ്ങൾക്കായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക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
ഈ മിഷനെ കുറിച്ചുള്ള കുടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്
ഈ ട്യൂട്ടോറിയൽ സമാഹരിച്ചത് ദേവി സേനൻ ഐറ്റ് ബോംബേ